നമസ്കാരം മാർഗററ്റെ നമ്മുടെ കലാലയങ്ങളിൽ ഇപ്പോൾ ഇലെക്ഷൻറെ സമയമാണ് അല്ലെ ഒത്തിരിയേറെ പോസ്റ്ററുകളും നോട്ടീസുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുട്ടികൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് കൊറേ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ വച്ച് . ഇപ്പൊ ഇലെക്ഷന്റെ സമയമാണെന്ന് തോന്നുന്നു അല്ലെ അതെ അശ്വതി ഇപ്പോ തിരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് കലാലയങ്ങളിലും എല്ലായിടത്തും ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ആ മൊത്തം ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് ഭയങ്കര ഒരു വ്യത്യസ്ത രീതിയിൽ ഉള്ള ഒരു ഇത് തന്നെയാണ് നമുക്കു കാണാൻ പറ്റുന്ന ഒരു അനുഭവം

വോട്ട് ചെയ്യാൻ അവകാശം അപ്പോഴേ പറ്റത്തുള്ളു . അപ്പോ ഇതേ പോലെ തന്നെ ഇതിനു ഭയങ്കര

എപ്പോഴും ചെണ്ട മേളങ്ങളൊക്കെ കേൾക്കാൻ പറ്റും . ഞാൻ കഴിഞ്ഞ തവണ ഒരു കോളേജിന്റെ കലാലയത്തിന്റെ വാതുക്കൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് ചെണ്ടമേളവും കുട്ടികളുടെ ആഘോഷങ്ങളൊക്കെ കേട്ടു സത്യം പറഞ്ഞാൽ കലാലയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആഘോഷത്തിന്റെ ആ കുട്ടികൾ വളരെയേറെ ആകര്ഷിക്കുന്നുമുണ്ട് അതിനു തന്നെ അതിന്റെ പുറകിൽ മറ്റുള്ള ദൂഷ്യ വശങ്ങളും ഉണ്ട് എന്നാൽ പോലും കലാലയങ്ങൾ എന്നുവച്ചാൽ എന്നും ആഘോഷങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തു തെരഞ്ഞെടുപ്പ് പോലുള്ള ലോകസഭാ രാജ്യ സഭ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഗൌരവം ഏറെ വേറെ ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് അത് മാറുന്നു .അപ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു കൗതുകം നമ്മൾ ആദ്യമായി ചെയ്യുമ്പോൾ അതൊരു കൗതുകവും പിന്നെ ഒരു കടമ ആയും പിന്നെ നമ്മുടെ ഒരു പൗരന്റെ അവകാശ ബോധത്തെയും നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒക്കെ കാണിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അളവിലേക്ക് അത് മാറുന്നു അപ്പൊ ഓരോ നമ്മളെ ഓരോ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും നമ്മൾ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് പല പല രീതിയിൽ ആയിരുന്നു നമ്മളെ വളർച്ചയെ സംബന്ധിച്ചു വളർച്ചയെ പോലെയിരിക്കും കുട്ടി ആയിരിക്കുമ്പോൾ എന്ത് കൊണ്ടാണ് അവരുടെ കയ്യിൽ നീല മഷി പഠിപ്പിക്കുന്നത് കൗതുകത്തിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പല വർണ്ണങ്ങളിലുള്ള കൊടികൾ എടുത്തു ജനങ്ങൾ ആഘോഷിച്ചു പോകുന്നത് എന്ന കൗതുകങ്ങളിൽ നിന്ന് ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ നമ്മളും നമ്മളെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തുമ്പോൾ ഉണ്ടാവുന്ന കൗതുകവും ഇത് എന്താണ് സംഭവം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൗതുകത്തിൽ നിന്നൊക്കെ ആദ്യമേ നമ്മൾ എലെക്ഷനെ നോക്കി കാണും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണും. പിന്നീട് പിന്നീട് അത് മാറി നമ്മളെ ദൗത്യത്തിലേക്കും നമുക്ക് നമ്മളെ ആശയങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയങ്ങളിൽ ഉള്ള സ്ഥാനാർത്ഥികൾ ഉള്ള പാർട്ടികളെ ജയിപ്പിക്കാൻ ഉള്ള ഒരു താല്പര്യത്തിലേക്ക് അത് മാറും നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം നേരായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങും നമ്മുടെ രാജ്യത്തിനും നാടിനുമൊക്കെ നല്ലതാവുന്ന രീതിയിൽ ആര് ഭരണത്തിൽ വന്നാൽ ആണ് കൂടുതൽ നന്നാവുക അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്ക ചെയ്യാൻ പറ്റും എന്ന ഒരു കാര്യത്തിലെ നമ്മൾ അധികം ചിന്തിക്കും നമ്മൾ നമ്മളെ രീതി അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നോക്കി കാണുന്ന രീതി വീണ്ടും വളരും പിന്നീട് ഒരിക്കൽ നമ്മക്കും സ്ഥാനാർത്ഥികൾ ആവാൻ സാധ്യത ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ നമ്മക് പരിചയമുള്ള ആളുകൾ സ്ഥാനാര്ഥികളാവാം . അവർക്കു വേണ്ടി നമ്മൾ ചിലപ്പോൾ പ്രവർത്തിച്ചെന്നിരിക്കും പിന്നീട് ഒത്തിരി വലുതായി കാണുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ രീതികൾ പണ്ട് എങ്ങനെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയപ്പോൾ എങ്ങനെ ആയിരുന്നു രാഷ്ട്രീയ അവസ്ഥ പിന്നീട് എന്തായി മാറി ഇപ്പോൾ എങ്ങനെയാണ് എന്നൊരു താരതമ്യത്തിലേക്ക് നമ്മൾ എത്തും നമ്മൾ വളരെയേറെ പ്രഗൽഭന്മാർ ആവും നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മുടെ ജീവിത്തിൽ ഉടനീളം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം നമുക്ക് പൂർണ്ണമായി കിട്ടും കാരണം നമ്മളൊരു ജനാതിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് ഒരു ഘടകമാവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും

സന്തോഷോം ഒരു പ്രത്യേക അനുഭവവും ആണുണ്ടായത് ആദ്യമായിട്ട് എനിക്ക് പതിനെട്ടു വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ എന്റെ വോട്ട് രേഖപ്പെടുത്താൻ പോയപ്പോൾ ഒരു പ്രത്യേക ഒരു നമ്മുടേം കൂടി ഒരു നമുക്കും പറയാനുള്ള അധികാരം ഉണ്ട് നമ്മുടെ ആയിട്ടുള്ള ചിന്തകളെ രേഖപ്പെടുത്താൻ ഉള്ള ഇത് ഉണ്ടെന്നുള്ള ഒരു സന്തോഷവും ഭയങ്കര ഒരു ഇത്

ഒരു പ്രത്യേക തരംബി ശക്തിയാണ് നമുക്കാണ് , എനിക്കന്നു അനുഭവിച്ചേ പിന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ ഇവിടെ എന്റെ കലാലയങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നു കൊണ്ടിരിക്കയാണ് അപ്പോ അതിനും ഒരു പ്രത്യേക തരം

മൊത്തം ഇപ്പോ നേരത്തെ അശ്വതി പറഞ്ഞപോലെ ചെണ്ട മേളവും ആഘോഷവും

മൊത്തം സന്തോഷത്തോടെയും എല്ലാരും ആഘോഷിച്ചാണ് ഇവിടെ ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്

സന്തോഷത്തോടെ ആഘോഷമായിട്ട് ആ ആഘോഷിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക തരം നമ്മൾ ഇപ്പോൾ കലാലയത്തിൽ കേറി വരുമ്പോൾ തന്നെ നിറങ്ങൾ നിറഞ്ഞ പല വർണങ്ങൾ നിറഞ്ഞ ഒരു വ്യത്യസ്തമായ ഒരു നമ്മൾ ഇത്രനാളും കണ്ട ഒരു കലാലയം ആയിരിക്കില്ല തിരഞ്ഞെടുപ്പിന്റെ സമയത് നമ്മൾ കാണുന്ന കലാലയം ഒരു നല്ല നിറങ്ങൾ നിറഞ്ഞൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്ന ഒരു ആഘോഷമായിട്ടുള്ള ഒരു മൊത്തത്തിൽ ഒരു ചുറ്റുവട്ടമാണ് നമ്മളിവിടെ എന്റെ കലാലയത്തിലും എല്ലാ കലാലയങ്ങളിലും ഇപ്പൊ നമ്മൾ എല്ലാ കലാലയങ്ങളുടെ മുൻപിൽ കൂടി പോയാലും എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടന്നോണ്ടിരിക്കയാണ് അപ്പൊ അതാച്ച ഒരു, ഒരു നല്ല രസാണ് കാണുമ്പോ തന്നെ നമുക്ക് ഒരു ആഘോഷോം സന്തോഷോം എല്ലാരും പിന്നെ അതേപോലെ

നമുക്ക് ആരെയാണ് നമുക്ക് ചെയ്യേൺടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത് നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു നമുക്ക് താനേ തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ തന്നെയാണ് അപ്പൊ

അങ്ങനെ ആയിട്ടുള്ള നമുക്ക് എല്ലാവര്ക്കും അവകാശങ്ങൾ ഉണ്ട് . വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ അവകാശം നമ്മൾ അത് മൂല്യപ്പെടുത്തുകയാണെന്നാണ് ഞാൻ എനിക്ക് ഒരു ഇത് പിന്നെ അതേപോലെ നേരത്തെ അശ്വതി ചോദിച്ചപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെ ആണുള്ളത് നമുക്ക് അതായിട്ട് ഒരു നമ്മുടേതായിട്ട് ഒരു തീരുമാനോം നമുക്ക് ഒരു ആകാശം ഉണ്ട് നമ്മുടെ അതൊരു ആ നമ്മുടെയൊരു ഭയങ്കര ശക്തിയുള്ള അവകാശമാണെന്നുള്ള ബോധ്യപ്പെടുത്തലും അങ്ങനെ ഒക്കെ ഒരു പ്രത്യേക തരം ശക്തിയും ധൈര്യവും ഒക്കെ ആണ് തോന്നുന്നേ. അതിനോട് യോജിക്കുന്നില്ലേ അശ്വതി

രാജ്യത്തെ നയിക്കാൻ അല്ലെങ്കിൽ ക്ലാസ് ആണെങ്കിൽ നമ്മളെ ക്ലാസ് ആര് നയിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നതിൽ നമ്മള് വലിയൊരു പങ്കാളിയാവുന്നത് ചെറിയൊരു പങ്ക് എങ്കിലും നമ്മൾ ചെയ്യുന്നു നമ്മളെ ആ ചെറിയൊരു ഒരു ഒരു വോട്ടിംഗ് പ്രക്രിയ അല്ലെങ്കിൽ നമ്മൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് പോലും

തെരഞ്ഞെടുപ്പിൽ . അപ്പോൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു പൗരനാണെന്നും നമ്മളെ അഭിപ്രായവും നമ്മളെ നമ്മളെ താല്പര്യവും പരിഗണിക്കപ്പെടുന്നു എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു തോന്നൽ നമ്മക്ക് ഉണ്ടാവും അത് വളരെയേറെ സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നതാണ് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരുവന്റെ അഭിപ്രായം എന്നതാണ് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറം എന്തൊക്കെ വന്നാൽ നമ്മുടെ രാഷ്ട്രീയങ്ങളോടെ നമ്മുടെ അഭിപ്രായങ്ങളോട് നമ്മുടെ ഇഷ്ടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം നമ്മുടെ രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് ഇപ്പൊ നമ്മളെ അഭിപ്രായം ഒരു മൂല്യമുള്ള ഒന്നായി നമുക്ക് തോന്നുന്നത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ ആദ്യമായി നമ്മൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോഴാണ് ഞാൻ ആദ്യമായി എന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് ഒരു പഞ്ചായത്ത് ഇലക്ഷന് ആയിരുന്നു . എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അന്ന് എനിക്ക്

സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയപ്പോൾ ഞാനും എന്റെ ചെയ്‌തു എന്റെ നാടിനു വേണ്ടിയിട്ടു പിന്നീട് ആ വ്യക്തി നമ്മുടെ നാടിനു വേണ്ടി അല്ലെങ്കിൽ പഞ്ചായത്തിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്രയേറെ കഴിവും പ്രാപ്തിയും ഉള്ള ആളാണെന്നു പ്രകടമാക്കും വിധം പല പല പ്രവൃത്തികൾ ചെയ്തു എന്തെന്നില്ലാത്ത സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു കാരണം ഞാനും കൂടെ ഒരു ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് ഞാൻ എൻ്റെ സമതദാന അവകാശം രേഖപ്പെടുത്തിയിട്ടാണല്ലോ അദ്ദേഹം വന്നത് അപ്പോ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ തിരഞ്ഞെടുപ്പ്

സ്ഥാനാർത്ഥികളിൽ നിന്ന് ഞാനാണ് എൻ്റെ ഞാൻ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി നിന്ന് ഞാൻ തെരഞ്ഞടുത്തത് ശരിയായിരിന്നു എന്ന് തോന്നിയൊരു നിമിഷം എനിക്ക് അത് ഇപ്പോഴും എൻ്റെ മനസ്സിനോട് ചേർത്ത് വെക്കുന്ന വളരെ സന്തോഷം ഉള്ള ഒരു മുഹൂർത്തമായിരിന്നു അത് നമ്മുടെ മഹത്തായൊരു സ്വതന്ത്ര്യമായി നമ്മുടെ സമ്മതദാന അവകാശം മാറിയപ്പോൾ ഒത്തിരിയേറെ സന്തോഷം ഞാൻ അന്ന് അനുഭവിച്ചിരിന്നു. അങ്ങനെ തോന്നിയിട്ടില്ലേ ? നമ്മൾ സമ്മതിദാനാവകാശം അവകാശം രേഖപ്പെടുത്തുന്ന ഒരു സ്ഥാനാർഥി ജയിച്ചപ്പോൾ അവർ നാടിനു നല്ലത് ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ കലാലയത്തിലാണേലും നമ്മളെ ക്ലാസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി തീരുമാനിച്ചു നമ്മൾ അവർക്ക് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു അവർ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ കഴിവോടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നാറില്ലേ അല്ലെങ്കിൽ നമ്മള് നമ്മൾ തെരഞ്ഞെടുത്തത് ശരിയായിരുന്നു എന്ന് തോന്നി നമുക്ക് വലിയ ഒരു അഭിമാനം തോന്നാറില്ലേ താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതെയതെ എനിക്ക് വളരെയധികം തോന്നീട്ടുണ്ട് കഴിഞ്ഞ കലാലയത്തിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി തന്നെ ജയിച്ചു എന്നിട്ട് ആ വ്യക്തി കാര്യങ്ങൾ ഒക്കെ കാര്യ ഗൗരവത്തോടെ എല്ലാം ചെയ്തു കാണുമ്പോത്തേക്കും വളരെയധികം സന്തോഷം നമുക്ക് തോന്നും അതെ നമ്മൾ ആ, നമ്മൾ രേഖപ്പെടുത്തിയ വോട്ട് വെറുതെ പാഴായിപോയില്ല നമ്മൾ ആ

കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് കാണുമ്പോ നമുക്ക് അതൊരു നമുക്ക് ഒരു ആ എന്താണാവൻ പോകുന്നെ എന്നുള്ള ഒരു ഇത് ഉണ്ടാകും അത് അവർ കൃത്യമായിട്ട് നിറവേറുമ്പോ അത് കാണിക്കുമ്പോ ഉള്ളത് പ്രവർത്തിച്ചു കാണിക്കുമ്പോത്തേക്കും നമുക്ക് ഒരു പ്രത്യേക സന്തോഷോം അതെ നമ്മുടെ വോട്ട് വെറുതെ പാഴായില്ല അതൊരു നന്നായിട്ട് ആണ് പോയേക്കുന്നത്. അത് എല്ലാരും നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയും നല്ലോണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു പ്രത്യേക സന്തോഷോം പ്രത്യേക ഒരു നമുക്കൊരു നമ്മുടെ വോട്ടിനു പ്രതേക തരം ശക്തി ഉണ്ടെന്നു തന്നെ നമുക്ക് തോന്നും നമുക്ക് നമുക്കും എല്ലാവര്ക്കും എല്ലാ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളും അതിനെ മൂല്യപ്പെടുത്തി ഒരു വോട്ട് പോലും പാഴായി പോകരുത് എന്നുള്ള രീതിയിൽ എല്ലാവര്ക്കും ഉള്ള ഒരു അനുഭവം തന്നെ തോന്നാറുണ്ട് അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ കലാലയങ്ങളിലും സമാധാനത്തോടെയും എല്ലാം സന്തോഷത്തോടെയും ആയിരിക്കണം തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അപ്പൊ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എല്ലാ കുട്ടികളുടെയും കലാലയ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് കൊടുക്കുന്ന ഒരു അനുഭവം, അല്ലെ അശ്വതി ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ സമാധാനപരമായി അല്ലെ നമ്മളെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും വേണ്ട ഒന്നാണ് കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങളും കലാലയ കൊലപാതകങ്ങളും കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നാറുണ്ട് . കാരണം നമ്മള് നമ്മുടെ ഒരഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് എന്തിനാണ് വെറുതെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊലപാതകങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമങ്ങളിലേക്ക് നയിക്കുന്നത് . അത് മഹത്തായ ഒരു സ്വാതന്ത്ര്യം നടപ്പിലാക്കുകയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു അഭിമാനമോ അല്ലെങ്കിൽ ബഹുമാനവും കാണിക്കേണ്ട ഒരു കാര്യമല്ലേ അത് ഏത് പാർട്ടി ജയിച്ചാലും ഏത് കക്ഷി ജയിച്ചാലും അവരെ വളരെ ബഹുമാനത്തോടെ നമ്മൾ ഇനിയും കാണണ്ടതല്ലേ കാരണം ഒരു സ്ഥാനാർഥി ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങൊട്ടു ആ സ്ഥാനാർഥി ആണല്ലോ നമ്മളെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് . അപ്പോൾ അവരെ വളരെ ബഹുമാനിക്കണം . നമ്മൾ ആർക്കും നമ്മൾ ആർക്കു സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നാൽ പോലും ആ ജയിക്കുന്ന വ്യക്തിയെ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണേണ്ടതാണ് അപ്പോൾ നമ്മടെ കലാലയങ്ങൾ ആണെങ്കിലും അതിന്റെ മുകൾ തലങ്ങളിൽ ആണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായും ഉത്തരവാദബോധത്തോടും ആരോഗ്യപരമായും

അതെയതെ ഈ , ആ അതെയതെ ഈ വിഷയത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ കുറെയുണ്ട് നമ്മൾ എല്ലാരോടും അത് എത്തിക്കാനും നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോ അശ്വതിനോട് എനിക്ക് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് നേരിട് കണ്ടുമുട്ടേണ്ട ഒരു വ്യക്തിയാണ്. നമുക്ക് ഇപ്പോ നേരിട്ട് കണ്ടുമുട്ടി ഇതിനെ പറ്റി ചർച്ച ചെയ്യാം. ശരി അശ്വതി